ആഹ് സുഖം തന്നേണ്. എന്തൊക്കെയാണ് എവിടെ ഇള്ളത്? ഞാനിപ്പോ വീട്ടിലാ ഇള്ളത്. ആഹ് ഏ? ഏഹ് നാട്ടില് കളിയിണ്ടായിരുന്ന് കളികഴിഞ്ഞിങ്ങനെയാ വിശ്രമിക്കാണ്.

ആഹ് ഫുട്ബോളായിരുന്നു. നീയെവിടെയും കളിക്കാനൊന്നും പോയില്ലേ? ഞാൻ രാവിലെ കളിച്ചില്ലായിരുന്ന്, ചെറിയൊരു പണി ഇണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് കളിച്ചു. ആഹ്. ആഹ് കളി കായികം നമുക്കൊഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണല്ലോ.

എന്താണ് ഏഹ് കായ് കായിക വിശേഷം ഇപ്പൊ ലോകത്ത്?

ആഹ് നാട്ടില് ഓരോ ടീംകള് ചേരി തിരിഞ്ഞോണ്ട് ഏഹ് വേൾഡ് കപ്പിന്റെ ആവേശം ചോർന്ന് പോകാണ്ട് ഏഹ് പോസ്റ്ററും ഒക്കെ ബാനറൊക്കായിട്ട്

ആഹ് കട്ടൗട്ട്കള് മാത്രല്ല, ഇപ്പൊ നാട്ടില് സാധാ ഈ വൈകുന്നേരങ്ങളിലിള്ള കളികളില് വരെ അതിന്റൊരു ആരവുൾക്കൊള്ളാന് എല്ലാരും ശ്രദ്ധിക്ക്ണ്ട്. ചേരിതിരിയയെന്ന് പറയുമ്പോ ഇപ്പൊരു രണ്ട് മൂന്ന് ഫാൻസ്‌കാര് മാത്രാണോ? അതല്ലാ രാജ്യത്തിനകത്ത് നിക്കണവരാണോ? അയ്യോ അയ്യോ അല്ലല്ലാ. അങ്ങനൊരു നമ്മളെ കേരളത്തില് ഓരോ രാജ്യത്തെ പിൻപറ്റുന്നവരാണോ കൂടുതല്? അതെ ഇപ്പൊ ഏഹ് ഒന്ന് രണ്ട് രാജ്യങ്ങളല്ല മറിച്ച് ഫുട്ബോളിലെ ഏഹ് ഒരു അധികായന്മാരെല്ലാവരും എന്തിണ്ട് ഏഹ് ഫാൻസ്‌ ആരാധകരിണ്ട്.

എന്നിട്ടെങ്ങനെ നാട്ടിലൊക്കെ? എങ്ങനാ അവിടത്തവസ്ഥ? ആരാധക വൃന്ദങ്ങളിണ്ടോ? ഇവടേങ്ങനേ പറഞ്ഞാ ഇവടെ കട്ടൗട്ട്കള് കൊറവാണെങ്കിലും ആൾക്കാരൊക്കെ എന്താ പറയാ ഉറച്ച വിശ്വാസത്തിലാണ് പോകുന്നത്. കാരണം താങ്കള് പിന്തുടരുന്ന ടീമെന്തായാലും കപ്പടിക്കൂന്നൊള്ളൊരൊറച്ച വിശ്വാസം. അതന്നെയാണ് നമ്മക്കും.

എങ്ങനെയാ ഒരു നിശ്ചിത ടീമിപ്പെ കേരളത്തിലറിയാലോ ആഹ് അർജന്റീനാ ബ്രസീല്. അതിലൊതുങ്ങുന്നൊരവസ്ഥിണ്ടാ നാട്ടിലെല്ലോം? അയ്യോ അതില്ല. കാരണം കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ, രാ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ്. അതില് തന്നെ ഇന്ത്യയെ സ്നേഹിച്ചവരുവൊണ്ട് പോരാതെ ഇംഗ്ലണ്ടിനെയും മറ്റ് ടീംകളെ സ്നേഹിച്ചാൾക്കാരുവ്ണ്ട്.

ഇന്ത്യ വന്നെങ്കി ഇന്ത്യയെ സ്നേഹിക്കണന്നിള്ളതാണ് കായികത്തില് നമ്മളെയൊര് കാഴ്ചപ്പാട്. അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിലിപ്പെന്താ ചെയ്യാ എല്ലാവരും ഇന്ത്യ സെമീല് തോറ്റല്ലോ, അതോണ്ടയിന് ശേഷം പിന്നെ മറ്റൊരു ടീമാവാന്ന നെലക്ക് ബാക്കിവന്ന രണ്ട് ടീമുകളെ സപ്പോട്ടെയ്തു.

ആഹ് ഫുട്ബോളില് പിന്നെ ഇന്ത്യ ഇല്ലല്ലോലേ. ആഹ് പക്ഷെന്നാലും ചെലയാൾക്കാരടെ വികാരം ഇപ്പവും ഇന്ത്യ വേണന്നിള്ളത്‌ തന്നാ. അതോണ്ട് പല ടീമുകളെ സപ്പോട്ട് ചെയ്യാത്താൾക്കാരുവുണ്ട്. ഏതായാലും അതൊന്നുമല്ലെങ്കിലും ഇന്ത്യക്ക് എത്താമ്പറ്റോ? പ്രതീക്ഷിക്കാല്ലേ? നിലവില് ആഹ് മാത്രല്ല എന്റഭിപ്രായത്തില് ഇന്ത്യയെ ഇപ്പഴും ഏഹ് പുൽകുന്ന ആൾക്കാരിണ്ട്. കാരണൊരുപാട് പോസ്റ്ററ്കള്, മറ്റ്ള്ള താരങ്ങൾക്ക് വരുമ്പോ സുനീല്‍ ഷെത്രിയുടെയൊക്കെ പോസ്റ്ററ് വെച്ച നാട്കളിണ്ട്, അല്ലേ?

ആഹ് വർത്തകളിലൊക്കെ നെറഞ്ഞ് നിൽക്ക്ന്നിണ്ടല്ലോ.

ആഹ് ഖത്തറ് ഏഹ് മാക്സിമം ഉഷാറാക്കീട്ട്ണ്ട്ല്ലേ? ഓഹ് പറയാങ്കണ്ടോ. പക്ഷെ സംഗതി കേരളത്തിന്റത്ര പോലുവില്ലാന്നാ പറയുന്ന കേട്ടത്. പക്ഷെ അവടത്തെ ഉം ആഹ് നാല് ലക്ഷം മാത്രേ ആൾക്കാരുള്ളുവത്രേ. ഉം എന്നിട്ടൊറ്റ സ്റ്റേഡിയോം, ഒരു പേടീയില്ലാതെ അവരിതിനെ വരവേറ്റല്ലോ എന്നതാലോയ്ക്കുമ്പോഴാണ് നമുക്കൊക്കിള്ളൊരു ധൈര്യം. അതെ. അതെ തീർച്ചയായും കേരളത്തിലൊരുപാടാരാധകർക്ക് അവടെത്താനിള്ള ഏഹ് സാധ്യതകളിണ്ടായി. ഉം ഉം. കൊറേയാൾക്ക് ജോലി കിട്ടിയട്ടോ ഇതോണ്ട്. ആഹ് അതെ. മാത്രല്ല നമ്മടെയീ കേരത്തിലെയാൾക്കാർക്കിത്രടുത്ത് ഒര് അവസരവിനി വേറെയില്ലല്ലോ.

ഉം. ഒരുപക്ഷെ ഏഷ്യേലിതാദ്യാട്ടായിരിക്കും. അതെ. മാത്രല്ല ഇതിനെതിരെ കൊറേ ആരോപണങ്ങളൊക്ക്ണ്ട്ലേ? ഉം ഉം. ഏതായാലും സ്പോർട്സൊരു വികാരം തന്നെയാണല്ലേ മറ്റ്ള്ളേനേക്കാട്ട്. അതെ പറയാനില്ല. വേറെന്തൊരു കാര്യത്തേക്കാളും സ്‌പോർട്സൊര് ആവേശം കൊള്ളിക്കിണ്ട് മനുഷ്യനെ. ഉം ഉം ഉം. ന് നിങ്ങളേതാ ടീമ്? ഞാന് അർജന്റീനയാണ്. ഞങ്ങള് പാരമ്പര്യായി അർജന്റീനയെ പിന്തുണയ്ക്കുന്നവരാ. ഓ സേമ് സേമ്. അടിപൊളി. നമ്മളൊരേ ചിന്താഗതിക്കാരാണല്ലോ? അതെ തീർച്ചയായും ഏഹ് ഫുട്ബോള്കളിൽ അർജ്‌ ഫുട്ബോളിൽ അർജന്റീന എന്നതിനപ്പറം മറ്റൊന്ന് ചിന്തിക്കാന് ഒര് യഥാർത്ഥ ഫുട്ബോൾ പ്രേമിക്ക് പറ്റില്ല എന്നിള്ളതാണെന്റെ ധാരണ.

നിങ്ങള് ഫുട്ബോള് മാത്രാണോ കാണല്, അല്ല കായികങ്ങള് മൊത്തയിഷ്ടപ്പെടുന്ന ആളാണോ? ഏഹ് ഞാന് പ്രധാനായും ഫുട്ബോളാണെന്റെ ഏരിയ.

എന്തായാലും ഏഹ് ഞാനൊന്ന് ഏഹ് റെഡിയാവട്ടെ, ഞാൻ തയ്യാറാവട്ടെ. ആഹ് കളിച്ച് വന്നതിന്റെ ക്ഷീണോക്കിണ്ട്. അപ്പ ശെരി കാണാം.